ആ രഞ്ജിത്തേ ഗുഡ്മോണിങ്. ങാ.

ഇല്ലില്ല, ഞാന് പൊറത്താണ് പക്ഷേ, ഫ്രീയായിട്ടിരിക്ക്യാ. ങാ, ഇന്ന് ഡ്യൂട്ടീല്ലേ? ഡൂട്ടിക്കിന്ന് പോയില്ല. ഇന്ന് കൊറച്ച് ഓഫീസിലെ കൊറച്ച് കാര്യങ്ങള് ചെയ്തു തീർക്കാൻ ണ്ടായിരുന്നു. അപ്പൊ അത്കാരണം ലീവ് എടുത്തു. ഓ, അന്ന് സജിത്ത് എന്തെട്ത്ത് ചോദിച്ചില്ലായിരുന്നോ, ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്‍റ് നമ്മളെ കേരളത്തില് ആയുർവേദം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്‍റ് തമ്മില് എന്തെങ്കിലും വ്യത്യാസണ്ടോ, അതായത് ഒന്നാണോ അങ്ങനൊക്കെ ചോദിച്ചില്ലായിര്ന്നോ? ങാ, ഞാനൊരു ദിവസം ഇങ്ങനെ ഡിഎംഒ ഓഫീസ് പോണംന്ന് പറഞ്ഞിട്ട്, ആയുർവേദത്തിന്‍റെ ഡിഎം ഓഫീസ് ആയിരുന്നു, പക്ഷേ ഞാൻ പോയപ്പോ വേറൊരു ഡിഎംഒ ഓഫീസിലായിരുന്നു. അങ്ങനെ രണ്ട് ഡിഎംഒ ഓഫീസൊക്കെ ഇണ്ടോ? കേരളത്തി, ഏ, ഓരോ ജില്ലേലും?

അത്, മ്, ആയുർവേദം മാത്രള്ളോ അവ്ടെ?

ഈ, മ്, അന്ന് കോവിഡിന്‍റെ സമയത്ത് ആയുഷ് 64-ന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ എറക്കില്ലേ? അത് നിങ്ങടെ ഓഫീസി, ആ ഓഫീസിന്നാണോ എറക്ക്യേത്?

അത, അവ്ടെ റിസർച്ച് ചെയ്തെന്നെ ഉണ്ടാക്കിയ മെഡിസിനാണോ അത്?

അങ്ങനെ, ഒരുപാട് പ്രോജക്ടുകള് അതുപോലെ നടക്കുന്നുണ്ടല്ലേ?

ആ നമ്മള് ശരിക്കും ആയുർവേദത്തിനെ പറ്റിയൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല. ഇതൊക്കെ ശരിക്കും നന്നായിട്ട് പബ്ലിസിറ്റി കൊട്ത്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞാനൊക്കെ ഇത് ആദ്യായിട്ടാണ് കേക്കുന്നത്, ഇത്, ഇങ്ങനേം കാര്യങ്ങളൊക്കെ ഇതില് നടക്കുന്നുണ്ടെന്നെ. ഒണ്ട്ണ്ട്, ഒരുപാട് കാര്യങ്ങള് നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആയുഷ് ഡിപ്പാട്ട്മെന്‍റിന്‍റെ കീഴില്, ഇപ്പം നമ്മടെ ലോകത്തെന്നെ നമ്മടെ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞോരു അസുഖറിയാവോ? ഈ കയ്യും കാലുംക്കെ വെറയലുള്ളത്.

ഓ, ഈ ആസുഖത്തിനൊക്കെ ആയുർവേദത്തി ട്രീറ്റ്മെന്‍റുണ്ടല്ലേ? അ, അതിനായിട്ട് ഒരു ട്രീറ്റ്മെന്‍റ് എന്ന് പറഞ്ഞില്ല, മെഡിസിൻ കണ്ടുപിടിച്ചില്ല. പക്ഷേ ഈ ഇത്കൊണ്ടുള്ള പ്രശ്നങ്ങള്, എന്ത്ച്ചാ ശരീരം വെറയല്, നമ്ക്ക്, നമ്മള് വിചാരിക്കും പോലെ നമ്ക്ക് മൂവ്മെന്‍റ്സ് ഒന്നും പറ്റത്തില്ല, അങ്ങനെ ഉള്ള അതിന് ഒരു ഏറെ കൊറെ ഒര് ആശ്വാസൊണ്ടാകും. ഈ അസുഖത്തെ ഒന്ന് ശമിപ്പിക്കാം, കുറഞ്ഞിരിക്കും. അത് ആയുർവേദം പ്രോപ്പറായിട്ട് വർഷം തോറൊക്കെ ട്രീറ്റ്മെന്‍റ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു റിക്കവറ് പറ്റത്തില്ല.

ശരിക്കും കേരളത്തില് പൊതുവെ അതിന് വേണ്ടത്ര പബ്ലിസിറ്റിം പോപ്പുലാരിറ്റീംന്നും കിട്ടുന്നില്ലാന്ന് തോന്നുന്ന്ണ്ട്. നങ്ങടെ അവ്ടള്ള ഹോസ്പിറ്റലികളില് പോലും ഇതുപോലുള്ള പ്രോജക്ടൊന്നും നടക്കുന്നുണ്ടെന്ന് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല.

ഇനി അതുപോലെ റിസർച്ച് പ്രൊജക്റ്റ് വല്ലതും നടക്കുന്നതായിട്ട് അറിയുന്നങ്കില് അപ്പോ ആ മ്.. രഞ്ജിത്തെന്നെ വിളിക്കണം. കാര്യംന്ന് വെച്ചാല്, നമ്മക്ക്, എനിക്ക്യറിയുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ആയുർവേദത്തിനെ പറ്റി, ഇപ്പറയുന്ന പാർക്കിൻസൺസ് ഉള്ള, ഇള്ളവരെ തന്നെ എന്‍റെപരിജയത്തില്ണ്ട്. അപ്പം അവർക്കത് ഉപയോഗപ്പെടുമല്ലോ.

നല്ല എഫക്റ്റീവാണല്ലേ ഈ ആയുർവേദ ചികിത്സാന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ അസുഖങ്ങളിലാണ് നമ്മക്കത് ഉപയോഗിക്ക്യാൻ പറ്റാ?

ഈ സോറിയാസിസ്, ആ സോറി, സോറിയാസിസെന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്‍റുണ്ടോ? ആ സോറിയാസിന് ഇപ്പം ആയുർവേദത്തില് ട്രീറ്റ്മെന്‍റുണ്ട്. കാര്യം സ്കിന്നിന്‍റെ പൊറത്ത് വരുന്ന ഇങ്ങനെ പ്രശ്നങ്ങൾക്കേ, പ്രത്യേകിച്ച് ഈ ഏതൊക്കെയോ, അയ്യപ്പാലയോ അങ്ങനെ എന്തൊക്കെയോ ഓയില്, അങ്ങനെ എന്തോ ധാരാ അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാർക്കിൻസെൻസിന്‍റെ കാര്യം ഞാ ഒന്ന്, ചോദിച്ചിട്ട് പറയാം കേട്ടോ. കാര്യം ഈ ആയുഷ് ഡിപ്പാട്ട്മെന്‍റിന്‍റെ കീഴില് ഈ പൂജപ്പുരൊക്കെ അത് ഇഷ്ടം പോലെ കാണാൻ സാധ്യത ഒണ്ട്. ഞാ അത് അന്വേഷിച്ച് സജിത്തിനെ വിളിച്ച് പറയാം. കേട്ടോ സജിത്തേ. ഓകെ. രഞ്ജിത്ത് അറിയുമ്പം പറയൂ ട്ടോ. ഓകെ ശരി. നമുക്ക് കാണാം.